മനസ്സ് പറയുന്നത് 52ാം ലക്കം
പ്രിയപ്പെട്ട ജനങ്ങളേ നമസ്കാരം
ഈ മാസം 21ാം തീയതി വളരെ ദുഃഖമേകുന്ന ഒരു വാർത്ത രാജ്യത്തിന് ലഭിച്ചു
കർണ്ണാടകത്തിലെ തുംകൂർ ജില്ലയിലുള്ള സിദ്ധഗംഗാ മഠത്തിലെ ഡോ
ശ്രീ ശ്രീ ശ്രീ ശിവകുമാര സ്വാമിജി ദിവംഗതനായി
ശിവകുമാരസ്വാമി തന്റെ ജീവിതം മുഴുവൻ സാമൂഹ്യസേവനത്തിനായി സമർപ്പിച്ചിരുന്നു
ഭഗവാൻ ബസവേശ്വരൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കായകവേ കൈലാസ് അതായത് കഠിനമായി അധ്വാനിച്ച് സ്വന്തം കർത്തവ്യം നിർവ്വഹിച്ചു പോവുകയെന്നത് ഭഗവാൻ ശിവന്റെ നിവാസസ്ഥലമായ കൈലാസത്തിൽ ആയിരിക്കുന്നതിനു തുല്യമാണ്
ശിവകുമാര സ്വാമിജി ഈ ദർശനത്തിന്റെ അനുയായി ആയിരുന്നു
അദ്ദേഹം തന്റെ 111 വർഷത്തെ ജീവിതകാലത്ത് ആയിരക്കണക്കിന് ആളുകളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഉയർച്ചയ്ക്കായി പ്രവർത്തിച്ചു
ഇംഗ്ലീഷ് സംസ്കൃതം കന്നഡ ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന പണ്ഡിതനെന്ന നിലയിൽ അദ്ദേഹം ഖ്യാതി നേടിയിരുന്നു
അദ്ദേഹമൊരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു
ജനങ്ങൾക്ക് ഭക്ഷണം വീട് വിദ്യാഭ്യാസം ആധ്യാത്മികമായ അറിവ് മുതലായവ പകരുവാനായി അദ്ദേഹം ജീവിതം മുഴുവൻ പരിശ്രമിച്ചു
കർഷകർക്ക് എല്ലാ തരത്തിലുമുള്ള നന്മയായിരുന്നു അദ്ദേഹത്തിന്റെ മുൻഗണന
സിദ്ധഗംഗാ മഠം പതിവായി കന്നുകാലി കാർഷിക മേളകൾ നടത്താറുണ്ടായിരുന്നു
പരമപൂജനീയനായ സ്വാമിജിയുടെ ആശീർവ്വാദം ലഭിക്കാൻ എനിക്ക് പലതവണ സൌഭാഗ്യം ലഭിച്ചിട്ടുണ്ട്
2007 ൽ ശ്രീ ശ്രീ ശ്രീ ശിവകുമാര സ്വാമിജിയുടെ ശതാബ്ദി വർഷാഘോഷവേളയിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോ
അബ്ദുൾ കലാം തുങ്കൂറിൽ പോയിരുന്നു
കലാം സാഹബ് ഈ അവസരത്തിൽ പൂജനീയ സ്വാമിജിയെക്കുറിച്ച് ഒരു കവിത കേൾപ്പിക്കയുണ്ടായി
അദ്ദേഹം പറഞ്ഞു
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ നൽകുന്നതിൽ നമുക്കുണ്ടു സന്തോഷം
ശരീരത്തിലും ആത്മാവിലും നല്കാനുള്ളതെല്ലാമുണ്ടു നിങ്ങൾക്ക്
അറിവുണ്ടെങ്കിലതു പകർന്നു നൽകൂ
സമ്പത്തുണ്ടെങ്കിലതാവശ്യക്കാർക്ക് പകുത്തുനൽകൂ
കഷ്ടപ്പെടുന്നവരുടെ വേദനയകറ്റാനും ദുഃഖിക്കുന്ന ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കാനും
നിങ്ങൾക്കു മനസ്സും ഹൃദയവുമുണ്ടാകട്ടെ
നൽകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും
ഈശ്വരൻ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കും
ഓ മൈ ഫെലോ സിറ്റിസൻസ് ഇൻ ഗിവിങ് യൂ റിസീവ് ഹാപ്പിനെസ്
ഇൻ ബോഡി ആൻഡ് സോൾ യൂ ഹേവ് എവറിത്തിംഗ് ടോ ഗിവ്
ഐഎഫ് യൂ ഹേവ് നൌളെഡ്ജ് ഷെയർ ഇട്ട്
ഐഎഫ് യൂ ഹേവ് റിസോർസസ് ഷെയർ തേം വിത്ത് തെ നീഡി
യൂ യൂർ മൈൻഡ് ആൻഡ് ഹെർട്ട്
ടോ റിമൂവ് തെ പെയിൻ ഓഫ് തെ സഫറിംഗ് ആൻഡ് ചീർ തെ സാദ് ഹെർട്ട്സ്
ഇൻ ഗിവിങ് യൂ റിസീവ് ഹാപ്പിനെസ് അൽമൈറ്റി വിൽ ബ്ലെസ് ആൽ യൂർ actions
കലാം സാഹിബിന്റെ ഈ കവിത ശ്രീ ശ്രീ ശ്രീ ശിവകുമാരസ്വാമിജിയുടെ ജീവിതത്തിന്റെയും സിദ്ധഗംഗാ മഠത്തിന്റെയും ദൌത്യത്തെ സുന്ദരമായി അവതരിപ്പിക്കുന്നു
ഒരിക്കൽ കൂടി ഞാൻ ആ മഹാത്മാവിന് ആദരകുസുമങ്ങളർപ്പിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ 1950 ജനുവരി 26 ന് നമ്മുടെ രാജ്യത്ത് ഭരണഘടന നടപ്പിലായി
ആ നാളിൽ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി
ഇന്നലെ നാം കെങ്കേമമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു
എങ്കിലും ഞാൻ നിങ്ങളോടു മറ്റു ചിലതാണു പറയാനാഗ്രഹിക്കുന്നത്
നമ്മുടെ രാജ്യത്തെ വളരെ മഹത്തായ ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണത് നമ്മുടെ റിപ്പബ്ലിക്കിനെക്കാൾ പുരാതനമാണത് ഞാൻ തിരഞ്ഞെടുപ്പു കമ്മീഷനെക്കുറിച്ചാണു പറയുന്നത്
ജനുവരി 25 തിരഞ്ഞെടുപ്പു കമ്മീഷന്റെ സ്ഥാപനദിനമായിരുന്നു
ഈ ദിനം ദേശീയ സമ്മതിദാന ദിനം നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നു
ഭാരതത്തിൽ നടക്കുന്ന ബൃഹത്തായ തിരഞ്ഞെടുപ്പു പ്രക്രിയ കണ്ട് ലോകമെങ്ങുമുള്ള ജനങ്ങൾ ആശ്ചര്യപ്പെടുന്നു
നമ്മുടെ തിരഞ്ഞെടുപ്പു കമ്മീഷൻ ഭംഗിയായി അതു നടത്തുന്നതു കണ്ട് നമ്മുടെ രാജ്യത്തെ പൌരന്മാർക്കെല്ലാം തിരഞ്ഞെടുപ്പു കമ്മീഷനെക്കുറിച്ച് അഭിമാനം തോന്നുക സ്വാഭാവികമാണ്
ഭാരതത്തിലെ രജിസ്റ്റർ ചെയ്ത വോട്ടറായ ഓരോ പൌരനും വോട്ടു ചെയ്യാൻ അവസരം കിട്ടണമെന്ന് നമ്മുടെ രാജ്യം ഉറപ്പാക്കുന്നു
ഹിമാചൽ പ്രദേശിൽ സമുദ്ര നിരപ്പിൽ നിന്നും 15000 അടി ഉയരത്തിലുള്ള സ്ഥലത്തും വോട്ടെടുപ്പു കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്നു നാം കേട്ടിട്ടുണ്ട്
ആൻഡമാൻ നിക്കോബാർ ദ്വീപുസമൂഹത്തിലെ വളരെ ദൂരെയുള്ള ദ്വീപുകളിലും വോട്ടു ചെയ്യാനുള്ള ഏർപ്പാടു ചെയ്യുന്നു
ഗുജറാത്തിലെ ഗീർ വനത്തിൽ കേവലം ഒരു വോട്ടർക്കുവേണ്ടി പോളിംഗ് ബൂത്തുണ്ടെന്ന് തീർച്ചയായും കേട്ടിട്ടുണ്ടാകും
സങ്കല്പിച്ചു നോക്കൂ കേവലം ഒരു വോട്ടർക്കുവേണ്ടി മാത്രം
ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തിരഞ്ഞെടുപ്പു കമ്മീഷനെക്കുറിച്ച് അഭിമാനം തോന്നുക സ്വാഭാവികമാണ്
ആ ഒരു വോട്ടറുടെ കാര്യം പരിഗണിച്ച് ആ വോട്ടർക്ക് അദ്ദേഹത്തിന്റെ വോട്ടവകാശം പ്രയോഗിക്കാൻ അവസരം ലഭിക്കാനായി തിരഞ്ഞെടുപ്പു കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ ടീമും വിദൂരതയിലുള്ള ആ സ്ഥലത്തേക്കു പോകുന്നു വോട്ടു ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കുന്നു
ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൌന്ദര്യം
നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ നിരന്തരം പരിശ്രമിക്കുന്ന തിരഞ്ഞെടുപ്പു കമ്മീഷനെ ഞാൻ അഭിനന്ദിക്കുന്നു
വോട്ടെടുപ്പു പ്രക്രിയയിൽ പങ്കാളികളാകുന്ന സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പുറപ്പാക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള തിരഞ്ഞെടുപ്പു കമ്മീഷനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റുദ്യോഗസ്ഥരെയുമെല്ലാം അഭിന്ദിക്കുന്നു
ഈ വർഷം നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പുണ്ടാകും
ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജനിച്ച യുവാക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ആദ്യത്തെ അവസരമാകും ഇത്
അവർക്ക് രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ചുമലിലേറ്റാനുള്ള അവസരം വന്നിരിക്കയാണ്
രാജ്യത്തെ ഭാവിഭാഗധേയം അവർ നിർണ്ണയിക്കാൻ പോകയാണ്
സ്വന്തം സ്വപ്നങ്ങളെ രാജ്യത്തിന്റെ സ്വപ്നങ്ങളുമായി കൂട്ടിചേർക്കാനുള്ള സമയമെത്തിയിരിക്കുന്നു
വോട്ടുചെയ്യാനുള്ള പ്രായമായെങ്കിൽ വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ യുവ തലമുറയോട് അഭ്യർഥിക്കുന്നു
രാജ്യത്തെ വോട്ടറാകുന്നത് വോട്ടു ചെയ്യാനുള്ള അവകാശം നേടുന്നത് ജീവിതത്തിലെ വലിയ നേട്ടങ്ങളിലേക്കുള്ള ഒരു മഹത്തായ ചവിട്ടുപടിയാണ് എന്ന് നമുക്കോരോരുത്തർക്കും തോന്നണം
അതോടൊപ്പം വോട്ടു ചെയ്യുന്നത് സ്വന്തം കർത്തവ്യമാണെന്നുള്ള വിചാരം നമ്മുടെ മനസ്സിൽ രൂപപ്പെടേണ്ടതുണ്ട്
ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണത്താൽ വോട്ടു ചെയ്യാനായില്ലെങ്കിൽ അത് വലിയ വേദനയായി അനുഭവപ്പെടണം
രാജ്യത്ത് തെറ്റായ എന്തെങ്കിലും നടക്കുന്നതു കാണുമ്പോൾ ദുഃഖം തോന്നണം
അതെ ഞാൻ വോട്ടു ചെയ്തില്ല ആ ദിവസം ഞാൻ വോട്ടു ചെയ്യാൻ പോയില്ല അതിന്റെ പരിണിതഫലമാണ് രാജ്യം ഇന്നനുഭവിക്കുന്നത് എന്നുള്ള ഉത്തരവാദിത്വബോധം തോന്നണം
ഇത് നമ്മുടെ ശീലവും പ്രവൃത്തിയുടെ ഭാഗവുമാകണം
ഇത് നമ്മുടെ സംസ്കാരമാകണം
രാജ്യത്തെ പ്രശസ്തരായ വ്യക്തികളോട് അഭ്യർഥിക്കുന്നു വോട്ടറായി രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നീട് വോട്ടു ചെയ്യുന്നതിനെക്കുറിച്ചും ജനങ്ങളെ ജാഗരൂകരാക്കുന്ന പ്രചാരണ മുന്നേറ്റം സംഘടിപ്പിക്കണം
വളരെയേറെ യുവാക്കൾ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യുമെന്നും തങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ ജനാധിപത്യത്തിന് കൂടുതൽ ബലമേകുമെന്നും എനിക്കു വിശ്വാസമുണ്ട്
പ്രിയപ്പെട്ട ജനങ്ങളേ ഭാരതത്തിന്റെ ഈ മഹത്തായ മണ്ണ് അനേകം മഹാപുരുഷന്മാർക്ക് ജന്മം നല്കിയിട്ടുണ്ട്
ആ മഹാത്മാക്കൾ മനുഷ്യരാശിയ്ക്കുവേണ്ടി അത്ഭുതപ്പെടുത്തുന്ന അവിസ്മരണീയമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്
നമ്മുടെ രാജ്യം ബഹുരത്നയായ വസുന്ധരയാണ്
അങ്ങനെയുള്ള മഹാത്മാക്കളിൽ ഒരാളായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്
ജനുവരി 23 ന് രാജ്യം മുഴുവൻ വേറിട്ട രീതിയിൽ അദ്ദേഹത്തിന്റെ ജന്മജയന്തി ആഘോഷിച്ചു
നേതാജിയുടെ ജന്മജയന്തിയിൽ എനിക്ക് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തങ്ങളുടെ പങ്കു വഹിച്ച വീരന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ഒരു മ്യൂസിയം ഉദ്ഘാടനം ചെയ്യാനുള്ള സൌഭാഗ്യം ലഭിച്ചു
ചുവപ്പു കോട്ടയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ ഇന്നുവരെ ചില മുറികളും കെട്ടിടങ്ങളും പൂട്ടിക്കിടക്കുകയായിരുന്നു
ചുവപ്പ് കോട്ടയിലെ ഈ പൂട്ടിക്കിടന്നിരുന്ന മുറികൾ ഇന്നൊരു മനോഹരമായ മ്യൂസിയമായി മാറിയിരിക്കുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിനും ഇന്ത്യൻ നാഷണൽ ആർമിക്കുമായി സമർപ്പിക്കപ്പെട്ട മ്യൂസിയം
യാദ് ഏ ജലിയാൻ എന്നപേരിൽ
1857 ലെ ആദ്യത്തെ സ്വാതന്ത്ര്യസമരത്തിനായി സമർപ്പിക്കപ്പെട്ട മ്യൂസിയവും ഈ ചുറ്റുപാടുകളുമെല്ലാം ക്രാന്തി മന്ദിർ വിപ്ലവക്ഷേത്രം എന്ന രൂപത്തിൽ രാജ്യത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കയാണ്
ഈ മ്യൂസിയത്തിന്റെ ഓരോ കല്ലിലും നമ്മുടെ അഭിമാനാർഹമായ ചരിത്രത്തിന്റെ സുഗന്ധം നിറഞ്ഞിരിക്കുന്നു
മ്യൂസിയത്തിന്റെ ഓരോ ഇടത്തും നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിന്റെ വീരന്മാരുടെ കഥകൾ പ്രതിധ്വനിക്കുന്നു നമ്മെ ചരിത്രത്തിലേക്കു പോകാൻ പ്രേരിപ്പിക്കുന്നു
ഇതേ സ്ഥലത്ത് ഭാരതാംബയുടെ വീരന്മാരായ പുത്രന്മാർ കേണൽ പ്രേം സഹഗൽ കേണൽ ഗുർ ബക്ഷ് ധില്ലൻ മേജർ ജനറൽ ഷാനവാസ് ഖാൻ എന്നിവർക്കെതിരെ ഇംഗ്ലീഷ് ഭരണകൂടം കേസു നടത്തിയിരുന്നു
ചുവപ്പ് കോട്ടയിലും ക്രാന്തിമന്ദിറിലും നേതാജിയുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ കാണുകയായിരുന്നപ്പോൾ നേതാജിയുടെ കുടുംബാംഗങ്ങൾ എനിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു തൊപ്പി സമർപ്പിച്ചു
ഒരു കാലത്ത് നേതാജി ആ തൊപ്പി ധരിച്ചിരുന്നു
ഞാൻ മ്യൂസിയത്തിൽ തന്നെ ആ തൊപ്പി സൂക്ഷിക്കാനേൽപ്പിച്ചു
ഇനി വരുന്ന സന്ദർശകരും ആ തൊപ്പി കാണട്ടെ അതിൽ നിന്ന് ദേശഭക്തിയുടെ പ്രേരണ ഉൾക്കൊള്ളട്ടെ എന്നാഗ്രഹിച്ചു
എന്തായാലും നമ്മുടെ നേതാക്കന്മാരുടെ ധീരതയും ദേശഭക്തിയും പുതിയ തലമുറയിലേക്ക് വീണ്ടും വീണ്ടും വേറിട്ട രീതികളിൽ നിരന്തരം എത്തിക്കേണ്ടതുണ്ട്
ഒരു മാസം മുമ്പാണ് ഡിസംബർ 30 ന് ഞാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോയിരുന്നത്
നേതാജി സുഭാഷ് ചന്ദ്രബോസ് 75 വർഷങ്ങൾക്കു മുമ്പ് ത്രിവർണ്ണ പതാക ഉയർത്തിയിടത്തുതന്നെ ഒരു പരിപാടിയുടെ ഭാഗമായി ഞാൻ ത്രിവർണ്ണ പതാക ഉയർത്തി
ഇതേ പോലെ 2018 ഒക്ടോബറിൽ ചുവപ്പ് കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോഴും എല്ലാവർക്കും ആശ്ചര്യം തോന്നിയിരിക്കും
കാരണം അവിടെ ആഗസ്റ്റ് 15 ന് പതാക ഉയർത്തുന്ന പതിവേയുള്ളൂ
ഇപ്പോൾ ആസാദ് ഹിന്ദ് സർക്കാർ സ്ഥാപിച്ചതിന്റെ 75 ാം വാർഷികമായിരുന്നു ആഘോഷിച്ചത്
സുഭാഷ് ബാബു എന്നും ഒരു വീര സൈനികനായും മികച്ച സംഘാടകനായും ഓർമ്മിക്കപ്പെടും
സ്വാതന്ത്ര്യ സമരത്തിൽ മഹത്തായ പങ്കു വഹിച്ച പോരാളി
ദില്ലീ ചലോ തും മുഝേ ഖൂൻ ദോ മൈം തുമേം ആസാദീ ദൂംഗാ ദില്ലിയിലേക്കുപോകൂ നിങ്ങളെനിക്കു രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നതുപോലുള്ള മുദ്രാവാക്യങ്ങളിലൂടെ നേതാജി എല്ലാ ഭാരതീയരുടെയും ഹൃദയത്തിൽ ഇടം നേടി
നേതാജിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പൊതുജനങ്ങൾക്ക് കാണാൻ ലഭ്യമാക്കണമെന്ന് കഴിഞ്ഞ വളരെ വർഷങ്ങളായി ആവശ്യം ഉയർന്നിരുന്നു
അത് ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
നേതാജിയുടെ കുടുംബാഗങ്ങൾ ഒരുമിച്ച് പ്രധാനമന്ത്രി നിവാസിൽ എത്തിയ ദിനം എനിക്കോർമ്മയുണ്ട്
ഞങ്ങൾ നേതാജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും നേതാജി സുഭാഷ് ബോസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു
ദില്ലിയിൽ ഭാരതത്തിലെ മഹാന്മാരായ ജനനേതാക്കളുമായി ബന്ധപ്പെട്ട അനേകം സ്ഥലങ്ങൾ വികസിപ്പിക്കാൻ ശ്രമമുണ്ടായതിൽ എനിക്കു സന്തോഷമുണ്ട്
ബാബാ സാഹേബ് അംബേദ്കറുമായി ബന്ധപ്പെട്ട 26 അലീപൂർ റോഡ് ആണെങ്കിലും സർദാർ പട്ടേൽ മ്യൂസിയമാണെങ്കിലും ക്രാന്തി മന്ദിർ ആണെങ്കിലും സന്തോഷം പകരുന്നതാണ്
നിങ്ങൾ ദില്ലിയിൽ വരുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥലങ്ങൾ കാണുവാൻ പോകണം
പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് നാം നേതാജി സുഭാഷ് ചന്ദ്ര ബോസിനെക്കുറിച്ചു സംസാരിക്കുമ്പോൾ അതും മൻ കീ ബാത്തിൽ ഞാൻ നിങ്ങളോട് നേതാജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാനാഗ്രഹിക്കുന്നു
ഞാൻ എന്നും റേഡിയോ ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട മാധ്യമമായി കരുതുന്നു അതുപോലെ നേതാജിക്കും റോഡിയോയുമായി വളരെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്
അദ്ദേഹവും ജനങ്ങളുമായി സംവദിക്കുന്നതിന് റേഡിയോ തിരഞ്ഞെടുത്തിരുന്നു
1942 ൽ സുഭാഷ് ബാബു ആസാദ് ഹിന്ദ് റേഡിയോ ആരംഭിച്ചു
റേഡിയോയിലൂടെ ആസാദ് ഹിന്ദ് ഫൌജിലെ സൈനികരോടും രാജ്യത്തെ ജനങ്ങളോടും സംവദിച്ചിരുന്നു
സുഭാഷ് ബാബു റേഡിയോയിൽ സംസാരിക്കുന്നത് ഒരു വേറിട്ട രീതിയിലായിരുന്നു
സംസാരം ആരംഭിച്ചുകൊണ്ട് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു തിസ് ഐഎസ് സുഭാഷ് ചന്ദ്ര ബോസ് സ്പീക്കിങ് ടോ യൂ ഓവർ തെ അസാദ് ഹിന്ദ് റേഡിയോ ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ നിങ്ങളോട് സുഭാഷ് ചന്ദ്ര ബോസ് സംസാരിക്കുന്നു
ഇത്രയും കേൾക്കുമ്പോഴേക്കും ശ്രോതാക്കൾക്കിടയിൽ ഒരു പുതിയ ഉത്സാഹം പുതിയ ഊർജ്ജം നിറഞ്ഞ പ്രതീതിയായിരുന്നു
ഈ റേഡിയോ സ്റ്റേഷൻ ആഴ്ചതോറും വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്
അത് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ബംഗാളി മറാഠി പഞ്ചാബി പഷ്തോ ഉർദൂ ഭാഷകളിലായിരുന്നു ഉണ്ടായിരുന്നത്
ഈ റേഡിയോ സ്റ്റേഷൻ നടത്തുന്നതിൽ ഗുജറാത്തുകാരനായ എം
വ്യാസ് മഹത്തായ പങ്കു വഹിച്ചിരുന്നു
ആസാദ് ഹിന്ദ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തിരുന്ന പരിപാടികൾ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു
ആ പരിപാടികൾ സ്വാതന്ത്ര്യസമരത്തിലേർപ്പെട്ടിരുന്ന യോദ്ധാക്കൾക്കും വളരെ ഊർജ്ജം പകരുന്നതായിരുന്നു
ഈ ക്രാന്തി മന്ദിറിൽ ദൃശ്യകലാ മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്
ഭാരതീയ കലയെയും സംസ്കാരത്തെയും കുറിച്ച് വളരെ ആകർഷകമായ രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്
മ്യൂസിയത്തിൽ നാല് ചരിത്ര പ്രദർശനികളുണ്ട്
അവിടെ മൂന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 450 ലധികം പെയിന്റിംഗുകളും മറ്റു കലാരൂപങ്ങളും വച്ചിട്ടുണ്ട്
മ്യൂസിയത്തിൽ അമൃതാ ഷേർഗിൽ രാജാ രവിവർമ്മ അവനീന്ദ്രനാഥ് ടാഗോർ ഗഗനേന്ദ്രനാഥ ടാഗോർ നന്ദലാൽ ബോസ് ജാമിനീ റായ് സൈലോസ് മുഖർജി തുടങ്ങിയവരെപ്പോലുള്ള മഹാന്മാരായ കലാകാരന്മാരുടെ ഉത്കൃഷ്ടങ്ങളായ രചനകൾ സുന്ദരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്
നിങ്ങളേവരും അവിടെ പോകണമെന്നും ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ രചനകൾ തീർച്ചയായും കാണമെന്നും ഞാൻ വിശേഷാൽ അഭ്യർഥിക്കുന്നു
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഞാൻ കലയെക്കുറിച്ചു പറയുന്നതിനിടയിൽ ഗുരുദേവ് ടാഗോറിന്റെ മഹത്തായ രചനകൾ കാണമെന്നു പറയുന്നതെന്തുകൊണ്ടെന്ന്
നിങ്ങൾ ഒരുപക്ഷേ ഇതുവരെയും ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിനെക്കുറിച്ച് ഒരു എഴുത്തുകാരനെന്ന നിലയിലും ഒരു സംഗീതജ്ഞനെന്ന നിലയിലും അറിഞ്ഞിട്ടുണ്ടാകും
എന്നാൽ ഗുരുദേവൻ ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു
അദ്ദേഹം പല ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്
അദ്ദേഹം മൃഗങ്ങളുടെയം പക്ഷികളുടെയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് വളരെയേറെ പ്രകൃതിദൃശ്യങ്ങളും വരച്ചിട്ടുണ്ട് അതിനുമപ്പുറം അദ്ദേഹം മനുഷ്യസ്വഭാവത്തെയും കലയിലൂടെ കാൻവാസിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്
ഗുരുദേവൻ അദ്ദേഹത്തിന്റെ പല രചനകൾക്കും പേരു കൊടുത്തിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്
അദ്ദേഹം കരുതിയിരുന്നത് അദ്ദേഹം വരച്ച ചിത്രങ്ങൾ കാണുന്നവർ സ്വയം ആ പെയിന്റിംഗ് മനസ്സിലാക്കണമെന്നും അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന സന്ദേശം സ്വന്തം വീക്ഷണത്തിലൂടെത്തന്നെ അറിയട്ടെ എന്നുമായിരുന്നു
അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലും റഷ്യയിലും അമേരിക്കയിലുമൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്
നിങ്ങൾ ക്രാന്തി മന്ദിറിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണാൻ തീർച്ചയായും പോകുമെന്നു ഞാനാശിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഭാരതം സന്തുക്കളെന്നറിയപ്പെടുന്ന മഹാത്മാക്കളുടെ ഭൂമിയാണ്
നമ്മുടെ ഈ മഹാത്മാക്കൾ തങ്ങളുടെ ചിന്താഗതികളിലൂടെയും പ്രവൃത്തികളിലൂടെയും സന്മനോഭാവം സമത്വം സാമൂഹിക ശാക്തീകരണം എന്നിവയുടെ സന്ദേശമാണ് നല്കിയിട്ടുള്ളത്
അങ്ങനെയൊരു മഹാത്മാവായിരുന്നു സന്ത് രവിദാസ്
ഫെബ്രുവരി 19 സന്ത് രവിദാസിന്റെ ജയന്തിദിനമാണ്
സന്ത് രവിദാസ്ജിയുടെ ദോഹകൾ വളരെ പ്രസിദ്ധങ്ങളാണ്
അദ്ദേഹം ചുരുക്കം ചില വരികളിലൂടെ വലിയ വലിയ സന്ദേശങ്ങളാണ് നല്കിയിരുന്നത്
അദ്ദേഹം പറഞ്ഞു
ജാതി ജാതി മേം ജാതി ഹൈ
ജോ കേതൻ കേ പാത്
രൈദാസ് മനുഷ നാ ജുഡ് സകേ
ജബ് തക ജാതി ന ജാത്
വാഴത്തടയുടെ പോള പൊളിച്ചു പൊളിച്ചിരുന്നാൽ അവസാനം പോള ഒന്നും ഇല്ലാതെയാകും വാഴതന്നെ ഇല്ലാതെയാകും എന്നതുപോലെ മനുഷ്യനെയും ജാതികളായി തിരിച്ചാൽ മനുഷ്യൻ ഇല്ലാതെയാകും
വാസ്തവത്തിൽ ഭഗവാൻ എല്ലാ മനുഷ്യരിലുമുണ്ടെങ്കിൽ അവരെ ജാതി മതം മറ്റ് സാമൂഹികരീതികളിൽ വിഭജിക്കുന്നത് ഉചിതമല്ല
ഗുരു രവിദാസ്ജി ജനിച്ചത് വാരാണസിയുടെ പവിത്രമായ മണ്ണിലാണ്
അദ്ദേഹം തന്റെ സന്ദേശങ്ങളിലൂടെ ജീവിതകാലം മുഴുവൻ അധ്വാനത്തിന്റെയും അധ്വാനിക്കുന്നവരുടെയും മഹത്വം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു
അദ്ദേഹം ലോകത്തെ അധ്വാനത്തിന്റെ മഹിമയുടെ യാഥാർഥ അർഥം ബോധ്യപ്പെടുത്തി എന്നു പറഞ്ഞാൽ അധികമാവില്ല
അദ്ദേഹം പറയാറുണ്ടായിരുന്നു
മൻ ചംഗാ തോ കഠൌതീ മേം ഗംഗാ
അതായത് നിങ്ങളുടെ മനസ്സും ഹൃദയവും പവിത്രമാണെങ്കിൽ സാക്ഷാൽ ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും
സന്ത് രവിദാസിന്റെ സന്ദേശങ്ങൾ എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ വർഗ്ഗങ്ങളിലുടെ പെട്ട ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്
ചിത്തോഢിലെ മഹാരാജാവും റാണിയും മീരാബായിയും ഒക്കെ അദ്ദേഹത്തിന്റെ അനുയായികളായിരുന്നു
ഞാൻ ഒരിക്കൽകൂടി സന്ത് രവിദാസിനെ നമിക്കുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ കിരൺ സിദർ മൈ ജിഒവി ൽ എഴുതിയിരിക്കുന്നു ഞാൻ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ ബഹിരാകാശ പരിപാടികളെക്കുറിച്ചും ഭാവിയിലെ പരിപാടികളെക്കുറിച്ചും പറയണമെന്ന്
വിദ്യാർഥികൾക്കിടയിൽ ബഹിരാകാശ പരിപാടികളെക്കുറിച്ച് താത്പര്യം ജനിപ്പിക്കണമെന്നും അല്പം വേറിട്ട് ആകാശത്തെക്കാളുമപ്പുറം ചെന്ന് ചിന്തിക്കണമെന്ന് അഭ്യർഥിക്കയും വേണമെന്ന് പറയുന്നു
കിരൺ ജീ ഞാൻ താങ്കളുടെ ഈ ചിന്താഗതിയെയും കുട്ടികൾക്കായി നല്കിയ സന്ദേശത്തെയും അഭിനന്ദിക്കുന്നു
കുറച്ചു ദിവസം മുമ്പ് ഞാൻ അഹമ്മദാബാദിലായിരുന്നു
അവിടെ എനിക്ക് ഡോ
വിക്രം സാരാഭായിയുടെ പ്രതിമ അനാവരണം ചെയ്യാനുള്ള സൌഭാഗ്യം ലഭിച്ചു
ഭാരതത്തിന്റെ ശൂന്യാകാശപദ്ധതികളിൽ ഡോ
വിക്രം സാരാഭായിയുടെ മഹത്തായ സംഭാവനകളുണ്ട്
നമ്മുടെ ബഹിരാകാശ പരിപാടികളിൽ സ്പേസ് പ്രോഗ്രാമിൽ രാജ്യത്തെ അനേകം യുവ ശാസ്ത്രജ്ഞരുടെ സംഭാവനയുണ്ട്
ഇന്ന് നമ്മുടെ വിദ്യാർഥികൾ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹങ്ങളും സൌണ്ടിംഗ് റോക്കറ്റുകളും ശൂന്യാകാശത്തെത്തുകയാണെന്നതിൽ നാം അഭിമാനിക്കുന്നു
ജനുവരി 24 ന് നമ്മുടെ വിദ്യാർഥികളുണ്ടാക്കിയ കലാം സാറ്റ് വിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു
ഒഡീഷയിൽ വിദ്യാർഥികൾ ഉണ്ടാക്കിയ സൌണ്ടിംഗ് റോക്കറ്റുകളും പുതിയ റെക്കാഡ് സ്ഥാപിച്ചിരിക്കയാണ്
രാജ്യം സ്വതന്ത്രമായതു മുതൽ 2014 വരെ നടന്ന സ്പേസ് മിഷനുകളോളം സ്പേസ് മിഷനുകൾക്ക് കഴിഞ്ഞ നാലു വർഷങ്ങളിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്
നാം ഒരേയൊരു അന്തരീക്ഷ യാനത്തിലൂടെ 104 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയെന്ന ലോക റെക്കാഡ് സ്ഥാപിച്ചു
നാം വേഗം തന്നെ ചന്ദ്രയാൻ രണ്ടിലൂടെ ചന്ദ്രനിൽ ഭാരതത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻപോകയാണ്
നമ്മുടെ രാജ്യം ബഹിരാകാശ സാങ്കേതിക വിദ്യ ജനങ്ങളുടെ ജീവനും സ്വത്തും കാക്കാനായി ഉപയോഗിക്കുന്നു
കാലാവസ്ഥാപ്രവചനമാണെങ്കിലും റെയിൽ റോഡ് സുരക്ഷയാണെങ്കിലും എല്ലാത്തിലും ബഹിരാകാശ സാങ്കേതികവിദ്യയുടെ വളരെയേറെ സഹായം ലഭിക്കുന്നുണ്ട്
നമ്മുടെ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന സഹോദരന്മാർക്കിടയിൽ നാവിക് ഉപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് അത് അവരുടെ സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തികോന്നമനത്തിനും സഹായകമാണ്
നാം ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും ഫലപ്രദമായ രീതിയിൽ അതിന്റെ ഉത്തരവാദിത്വം നിശ്ചയിക്കുന്നതിനും ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു
ഹൌസിംഗ് ഫോർ ഓൾ അതായത് എല്ലാവർക്കും വീട് എന്ന പദ്ധതിയിൽ 23 സംസ്ഥാനങ്ങളിലെ ഏകദേശം 40 ലക്ഷം വീടുകളെ ജിയോ ടാഗ് ചെയ്തിട്ടുണ്ട്
ഇതോടൊപ്പം മൻരേഗ യുടെ കീഴിൽ ഏകദേശം മൂന്നരക്കോടി ഭൂസമ്പത്തുകൾ ജിയോ ടാഗ് ചെയ്തിട്ടുണ്ട്
നമ്മുടെ ഉപഗ്രഹങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകങ്ങളാണ്
ലോകത്തിലെ അനേകം രാജ്യങ്ങളുമായി നമ്മുടെ നല്ല ബന്ധത്തിന് ഇതിന്റെ മഹത്തായ സംഭാവനയാണുള്ളത്
ദക്ഷിണേഷ്യാ ഉപഗ്രഹങ്ങൾ ഒരു വേറിട്ട തുടക്കമായിരുന്നു
അതിലൂടെ നമ്മുടെ അയൽപക്കത്തുള്ള സുഹൃദ് രാഷ്ട്രങ്ങൾക്കും വികസനത്തിന്റെ സംഭാവനയേകിയിട്ടുണ്ട്
നമ്മുടെ മത്സരാധിഷ്ഠിതമായ ഉപഗ്രഹ വിക്ഷേപണ സേവനത്തിലൂടെ ഭാരതം ഇന്ന് വികസ്വര രാജ്യങ്ങളുടെയല്ല വികസിത രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്നു
കുട്ടികൾക്ക് ആകാശവും നക്ഷത്രങ്ങളും എന്നും ആകർഷകങ്ങളാണ്
നമ്മുടെ ബഹിരാകാശ പരിപാടികൾ കുട്ടികളെ വലിയതായി ചിന്തിക്കാനും ഇന്നോളം അസാധ്യമെന്നു കരുതിയിരുന്ന പരിധികൾക്കപ്പുറം പോകാനും അവസരമേകുന്നു
ഇത് നമ്മുടെ കുട്ടികൾക്കുവേണ്ടി നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതിനൊപ്പം പുതിയ പുതിയ നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കാൻ പ്രേരിപ്പിക്കകൂടി വേണമെന്ന വീക്ഷണം കൂടിയാണ്
പ്രിയപ്പെട്ട ദേശവാസികളേ കളിക്കുന്നവർ വളരുന്നു ഖേൽനേവാലേ ഖിലതേ ഹൈം
എന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട്
ഇപ്രാവശ്യം ഖേലോ ഇന്ത്യാ കളിക്കൂ ഇന്ത്യാ പരിപാടിയിൽ വളരെയേറെ യുവാക്കൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്
ജനുവരി മാസത്തിൽ പൂനയിൽ നടന്ന ഖേലോ ഇന്ത്യാ യൂത്ത് ഗെയിംസിൽ 18 ഗെയിംസുകളിലായി 6000 കളിക്കാർ പങ്കെടുത്തു
നമ്മുടെ സ്പോർട്സിന്റെ തദ്ദേശിയ പരിസ്ഥിതി ബലവത്താകുമ്പോൾ അതായത് നമ്മുടെ അടിസ്ഥാനം ബലപ്പെടുമ്പോൾ നമ്മുടെ യുവാക്കൾ രാജ്യത്തും ലോകമെങ്ങും തങ്ങളുടെ കഴിവ് മികച്ച രീതിയിൽ പ്രദർശിപ്പിക്കും
പ്രാദേശിക തലത്തിൽ കളിക്കാർ നല്ല പ്രകടനം കാഴ്ച വയ്ക്കുമ്പോഴേ അവർക്ക് ആഗോള തലത്തിലും നല്ല പ്രദർശനം സാധ്യമാകൂ
ഇപ്രാവശ്യം ഖേലോ ഇന്ത്യ യിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നുള്ള കളിക്കാർ തങ്ങളുടേതായ രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവച്ചു
മെഡൽ നേടിയ പല കളിക്കാരുടെയും ജീവിതം ശക്തമായ പ്രേരണയേകുന്നതാണ്
ഗുസ്തിയിൽ യുവ കളിക്കാരൻ ആകാശ് ഗോർഖ വെള്ളി മെഡൽ നേടി
അകാശിന്റെ പിതാവ് രമേശ്ജി പൂണയിൽ ഒരു കോംപ്ലക്സിൽ കാവൽക്കാരന്റെ ജോലി ചെയ്യുന്നു എന്ന് ഞാൻ വായിച്ചറിഞ്ഞു
അദ്ദേഹം കുടുംബത്തോടൊപ്പം ഒരു പാർക്കിംഗ് ഷെഡിലാണ് കഴിയുന്നത്
അതുപോലെ മഹാരാഷ്ട്രയിലെ അണ്ടർ 21 മഹിളാ കബഡി ടീമിന്റെ ക്യാപ്റ്റൻ സോനാലീ ഹേല്വി സത്താറയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്
അവർക്ക് വളരെ ചെറു പ്രായത്തിൽത്തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടിരുന്നു
സഹോദരനും അമ്മയും സോനാലിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചു
സാധാരണയായി കാണുന്നത് കബഡി പോലുള്ള കളികളിൽ പങ്കെടുക്കാൻ പെൺകുട്ടികൾക്ക് ഇതുപോലെ പ്രോത്സാഹനം ലഭിക്കില്ല എന്നാണ്
എങ്കിലും സോനാലി കബഡികളി തിരഞ്ഞെടുത്തു ഏറ്റവും മികച്ച പ്രകടനം കാഴ്ച വച്ചു
അസൻസോളിലെ 10 വയസ്സുകാരൻ അഭിനവ് ഷാ ഖേലോ ഇന്ത്യാ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ സ്വർണ്ണമെഡൽ നേടുന്ന ആളാണ്
കർണ്ണാടകത്തിലെ ഒരു കർഷകന്റെ മകൾ അക്ഷതാ ബാസ്വാനികമതി ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടി
ആ പെൺകുട്ടി വിജയത്തിന്റെ ശ്രേയസ്സ് പിതാവിനാണു നല്കുന്നത്
അക്ഷതയുടെ പിതാവ് ബളഗാവിയിലെ ഒരു കർഷകനാണ്
നാം ഇന്ത്യയുടെ നിർമ്മാണത്തെക്കുറിച്ചു പറയുമ്പോൾ യുവശക്തിയാണ് നവ ഇന്ത്യ എന്ന സങ്കൽപ്പത്തിലുള്ളത് എന്നോർക്കണം
ഖേലോ ഇന്ത്യയുടെ ഈ കഥകൾ പറയുമ്പോൾ നവഭാരത നിർമ്മിതിയിൽ കേവലം വലിയ നഗരങ്ങളിലെ ആളുകളുടെ സംഭാവന മാത്രമല്ല ഉള്ളത് എന്നും ഓർക്കണം
മറിച്ച് ചെറിയ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഊരുകളിലും നിന്നു വരുന്ന യുവാക്കളുടെയും കുട്ടികളുടെയും യുവ സ്പോർട്സ് നൈപുണ്യമാർന്നവരുടെയും ഒക്കെ സംഭാവനകളുണ്ട്
പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾ പേരെടുത്ത പല സൌന്ദര്യമത്സരങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ടാകും
എന്നാൽ ശൌചാലയം സുന്ദരമാക്കുന്ന മത്സരത്തെക്കുറിച്ചു കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ഏകദേശം ഒരുമാസമായി നടന്നു വരുന്ന ഈ വിചിത്രമായ മത്സരത്തിൽ അമ്പതിനായിരത്തിലധികം ശൌചാലയങ്ങൾ പങ്കെടുത്തു
ഈ വേറിട്ട മത്സരത്തിന്റെ പേരാണ് സ്വച്ഛസുന്ദരശൌചാലയം
ആളുകൾ തങ്ങളുടെ ശൌചാലയം മാലിന്യമുക്തമാക്കി വയ്ക്കുന്നതിനൊപ്പം നിറം പിടിപ്പിക്കയും മറ്റും ചെയ്ത് സുന്ദരമാക്കുകയാണ്
കാഷ്മീർ മുതൽ കന്യാകുമാരി വരെയും കച്ഛ് മുതൽ കാമരൂപ് വരെയുമുള്ള വളരെയേറെ സ്വച്ഛസുന്ദരശൌചാലയങ്ങളുടെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ കാണാൻകിട്ടും
തങ്ങളുടെ പഞ്ചായത്തിൽ ഈ മുന്നേറ്റത്തിന് നേതൃത്വം നല്കണമെന്ന് ഞാൻ എല്ലാ സർപഞ്ചുകളോടും ഗ്രാമപ്രധാനികളോടും അഭ്യർഥിക്കുന്നു
തങ്ങളുടെ സ്വച്ഛ സുന്ദര ശൌചാലയത്തിന്റെ ഫോട്ടോ മൈൽസത്ഗാർ ചേർത്ത് സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യൂ
സുഹൃത്തുക്കളേ 2014 ഒക്ടോബർ 2 ന് നാം രാജ്യത്തെ മാലിന്യമുക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയും തുറന്ന സ്ഥലത്ത് ശൌചം ഒഴിവാക്കുന്നതിനും ചിരസ്മരണീയമായ ഒരു യാത്ര ആരംഭിച്ചു
ബാപ്പുവിന് അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാം ജയന്തി ദിനത്തിൽ ആദരാഞ്ജലിയെന്ന പോലെ ഭാരതത്തിലെ എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടെ 2019 ഒക്ടോബർ 2 നു മുമ്പുതന്നെ ഭാരതം വെളിയിട വിസർജ്ജനത്തിൽ നിന്ന് മോചിക്കപ്പെടുകയാണ്
സ്വച്ഛഭാരതമെന്ന പേരിലാരംഭിച്ച ഈ ചിരസ്മരണീയമായ യാത്രയിൽ മൻ കീ ബാത്തിന്റെ ശ്രോതാക്കൾക്ക് വലിയ പങ്കുണ്ട്
അതുകൊണ്ട് നിങ്ങളോട് ഈ കാര്യം പങ്കു വയ്ക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ഗ്രാമങ്ങൾ 600 ജില്ലകൾ തങ്ങൾ വെളിയിട വിസർജ്ജനത്തിൽ നിന്ന് മോചിതരായതായി പ്രഖ്യാപിച്ചു
ഗ്രാമീണ ഭാരതത്തിൽ മാലിന്യമുക്തി 98 ശതമാനം കടന്നിരിക്കുന്നു
ഏകദേശം ഒമ്പതു കോടി കുടുംബങ്ങൾക്ക് ശൌചാലയസൌകാര്യം ലഭ്യമാക്കിയിരിക്കുന്നു
എന്റെ കുഞ്ഞു കൂട്ടുകാരേ പരീക്ഷയുടെ ദിനങ്ങൾ അടുത്തുവരുകയാണ്
ഹിമാചൽ പ്രദേശ് നിവാസിയായ അംശുൽ ശർമ്മാ മൈ ജിഒവി ൽ എഴുതിയിരിക്കുന്നത് ഞാൻ പരീക്ഷയെക്കുറിച്ചും എക്സാം വാരിയേഴ്സിനെക്കുറിച്ചും സംസാരിക്കണമെന്നാണ്
അംശുൽ ജീ ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് നന്ദി
അതെ പല കുടുംബങ്ങളെയും സംബന്ധിച്ചിടത്തോളം വർഷത്തിന്റെ ആദ്യഭാഗം പരീക്ഷാ സീസണാണ്
വിദ്യാർഥികളും അവരുടെ മാതാപിതാക്കളും മുതൽ അധ്യാപകർ വരെ എല്ലാവരും പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു
എല്ലാ വിദ്യാർഥികർക്കും അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ശുഭാശംസകൾ നേരുന്നു
ഈ വിഷയത്തിൽ ഇന്ന് മൻ കീ ബാത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാഗ്രഹിക്കുമായിരുന്നു എന്നാൽ രണ്ടു ദിവസത്തിനപ്പുറം ജനുവരി 29 ന് രാവിലെ 11 മണിക്ക് പരീക്ഷാ പേ ചർച്ച എന്ന പരിപാടിയിൽ രാജ്യമെങ്ങുമുള്ള വിദ്യാർഥികളോട് സംസാരിക്കാനിരിക്കയാണ്
ഇപ്രാവശ്യം വിദ്യാർഥികൾക്കൊപ്പം മാതാപിതാക്കളും അധ്യാപകരും ചർച്ചയിൽ പങ്കെടുക്കും
ഇപ്രാവശ്യം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർഥികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്
ഈ പരീക്ഷാ പേ ചർച്ച എന്ന പരിപാടിയിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും വിശേഷിച്ച് സമ്മർദ്ദ മുക്തപരീക്ഷ സ്ട്രസ് ഫ്രീ എക്സാംയെക്കുറിച്ച് ഞാൻ യുവ സുഹൃത്തുക്കളോടു വളരെയേറെ സംസാരിക്കും
ഇതിനായി ആശയങ്ങൾ അയച്ചുതരാൻ ആളുകളോട് അഭ്യർഥിച്ചിരുന്നു
മൈ ജിഒവിയിൽ വളരെയേറെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്
ഇവയിൽ ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ തീർച്ചയായും ടൌൺ ഹാളിൽ നടക്കുന്ന ഈ പരിപാടിക്കിടയിൽ നിങ്ങളുടെ മുന്നിൽ വയ്ക്കും
നിങ്ങൾ തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കു ചേരണം
സോഷ്യൽ മീഡിയയിലൂടെയോ നമോ ആപ് ലൂടെയോ നിങ്ങൾക്ക് ഇത് തൽസമയം സംപ്രേഷണം ചെയ്യുന്നത് കാണാം
പ്രിയപ്പെട്ട ജനങ്ങളേ ജനുവരി 30 പൂജനീയ ബാപ്പുവിന്റെ ഓർമ്മദിനമാണ്
11 മണിക്ക് രാജ്യം മുഴുവൻ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും
നാം ഓരോരുത്തരും എവിടെയാണെങ്കിലും രണ്ട് മിനിട്ട് രക്ഷസാക്ഷികൾക്കായി ആദരാഞ്ജലി അർപ്പിക്കണം
പൂജനീയ ബാപ്പുവിനെ ഓർമ്മിക്കണം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് പുതിയ ഭാരതം നിർമ്മിക്കുന്നത് പൌരന്മാരെന്ന നിലയിൽ തങ്ങളുടെ കർത്തവ്യം നിർവ്വഹിക്കുകയാണ് എന്ന ദൃഢനിശ്ചയത്തോടെ മുന്നേറാം
2019 ലെ ഈ യാത്രയെ വിജയപൂർവ്വം മുന്നോട്ടു കൊണ്ടുപോകാം
നിങ്ങൾക്കേവർക്കും ശുഭാശംസകൾ വളരെ വളരെ നന്ദി